അപ്പോ നമ്മുടെ ധോണി എന്ന വ്യക്തിയെ സംബന്ധിച്ചെടുത്തോളം പല ആളുകളും വിമർശിക്കുന്ന ഒരു കാര്യമാണ് ഗംഭീർ സവാഗ് അതുപോലുള്ള Seniors players ൻ്റെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു കാലം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നിലവിൽ നിർത്തി പോവുകതന്നെ വേണം കളി ആയിക്കോട്ടെ കാര്യമായിക്കോട്ടെ തീർച്ചയായിട്ടും അത് നിർത്തി പോവുക തന്നെ വേണം എല്ലാവർക്കും അറിയുന്ന കാര്യ ഈ ഒരു കളി എന്നു പറയുന്നത് വെറുതെ ഒരു കളിയല്ല നമ്മുടെ Indian team നെ ഈ കാണുന്ന ഒരു രീതിയിൽ ആക്കിയത് നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണി തന്നെയാണ് തീർച്ചയായിട്ടും അത് എല്ലാവർക്കും അറിയാം കാരണം കപിൽദേവിന് ശേഷം ഇനിയൊരു Captain ആര് എന്നുള്ള ചോദ്യത്തിന് ആ ഒരു വലിയൊരു ചോദ്യം മുന്നിൽ നിൽക്കുമ്പോൾ അവിടേക്ക് സച്ചിനെ പരീക്ഷിച്ചു സേവാഗിനെ പരീക്ഷിച്ചു ഗംഭീർനെ പരീക്ഷിച്ചു അങ്ങനെ ഒരുപാട് കളിക്കാരെ പരീക്ഷിച്ചിട്ട് പോലും ഇന്ത്യ എന്ന team ഇതുവരെ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താത്തതുകൊണ്ട് നമ്മുടെ Captain അന്ന് അദ്ദേഹം കളിയിലേക്ക് എത്തിയിട്ടുള്ള അദ്ദേഹം മുൻ ഒരു Football keeper ആയിരുന്നു അങ്ങനെ ഏർ സാഹചര്യം കൊണ്ട് അദ്ദേഹം cricket അല്ലെങ്കിൽ ഇന്ത്യയിൽ football നെക്കാൾ cricket നാണ് valuable അല്ലെങ്കിൽ വിലയുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം football ൽ നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യം ക്ക് എവിടെയും എത്തിപ്പെടാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിനും അറിയാം നമുക്കും അറിയാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പോലുള്ള ഒരു കളിക്കാരൻ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അന്ന് Indian team ലേക്ക് എത്തിയത് വളരെ നല്ലൊരു indian രാജ്യത്തിൻ്റെ ഭാഗ്യം തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് തന്നെ നമുക്ക് സംസാരിക്കാം അത് നമുക്ക് പറയാം ഇന്ത്യ രാജ്യം എന്ന മഹാരാജ്യം വളരെ വ്യത്യസ്ത വ്യത്യസ്തവും വളരെ വളരെ മുന്നി മുന്നിൽ നിൽക്കാൻ വേണ്ടി ഈ ഒരു കായിക രംഗത്ത് നമ്മളെ കായിക രംഗത്ത് നമ്മൾ മുന്നിൽ നിൽക്കുന്നത് നമ്മൾ ആകെ ഒരു cricket ൻ്റെ പേരിൽ മാത്രമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും Indian premiere league എന്ന് പറയുന്ന league നടക്കുന്നതുപോലെ ഒരുപാട് south ആഫ്രിക്ക പാക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അങ്ങനെ ഒരുപാട് team കൾ ഈ ഒരു രീതി പിന്തുടരാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ആ ഒരു ശ്രമം നടക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് Indian premiere league എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം പണം എറിഞ്ഞുകൊണ്ടുള്ള ഒരു കളിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം വിദേശ കളിക്കാർക്കൊക്കെ കോടിക്കണക്കിന് രൂപ എറിഞ്ഞ് അ അവരെ അവരുടെ സ്വന്തം team ലേക്ക് എത്തിക്കുക എന്ന ഓരോ ദൗത്യവും IPL ലേലത്തിൽ നമ്മളെല്ലാവരും കണ്ടതാണ് Seniors player ആയ നമ്മുടെ ഒരുപാട് കളിക്കാരെ വാർണർ നെപ്പോലെയും അതുപോലെതന്നെ വാട്സൺ അതുപോലെതന്നെ ഏർ സ്റ്റോക്‌സ് നിക്കോളാസ് അതുപോലെതന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് വ്യക്തികൾ indian team ൽ sorry നമ്മുടെ ഈ ലേലത്തിൽ പങ്കെടുക്കുകയുണ്ടായി പ്രത്യേകിച്ച് fast duplexy അതുപോലെതന്നെ ഏർ ബോൾട്ട് അതുപോലെതന്നെ നല്ല ആഹ് റോബാട ആഹ് ഏർ അതുപോലെതന്നെ ഒരുപാട് കളിക്കാരൻ നമ്മുടെ ലേലം വഴി നമ്മുടെ team ൽ എത്തിച്ചിട്ടുണ്ട് തീക്ഷ്ണ അങ്ങനെ ഒരുപാട് കളിക്കാര് നമ്മൾ ഈ ലേലം മുഖേന ഒരുപാട് അവരുടെ നാട്ടിൽ അവർക്ക് ഒരു valuable ഈ കളി കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ നാട്ടിലുള്ള team ൽ നല്ലൊരു വാലാ വില തന്നെ ഉണ്ടാകും എന്ന് അവർക്കും അറിയാം ഈ നടക്കുന്ന കളിക്കും അറിയാം തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ധോണി ഇനി നമുക്ക് ധോണിയിലേക്ക് തന്നെ വരാം തിരിച്ചു വരാം അദ്ദേഹം രണ്ടായിരത്തിഏഴ് രണ്ടായിരത്തി ആറ് ആ time ൽ ആണ് Captaincy ഏറ്റുവാങ്ങുന്നത് അതിനുശേഷം ആദ്യം Captain ആയി തന്നെ നമ്മുടെ Twenty twenty ലോകകപ്പ് നമ്മുടെ indian മണ്ണിലേക്ക് കൊണ്ടുവരികയുണ്ടായി തീർച്ചയായിട്ടും അത് നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു കാര്യമാണ് ഇതുവരെ ഒരു മൂന്നു ICC trophy നേടിയ ഒരു Captain indian മണ്ണിൽ ഇല്ല indian മണ്ണിൽ എന്നല്ല ലോകത്ത് എവിടെയും ഇല്ല ആ ഒരു പുരസ്കാരം കൈവരിച്ച വ്യക്തിയാണ് നമ്മുടെ മഹേന്ദ്രജാലം മഹേദ്ര ധോ മഹേന്ദ്ര സിംഗ് ധോണി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യ കണ്ട എക്കാലത്തെയും നല്ലൊരു ക്യാപ്റ്റൻ എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും പറയാം

എന്നുതന്നെ നമുക്ക് ഉറപ്പിച്ച് സംസാരിക്കാം ഇന്ത്യയുടെ captain മഹേന്ദ്ര സിംഗ് ധോണി അദ്ദേഹം വളരെ നല്ല രീതിയിൽ Bat കൊണ്ടും നല്ല രീതിയിൽ Ball കൊണ്ടും നല്ല രീതിയിൽ Keeper സ്ഥാനം കൊണ്ടും നല്ലൊരു നേതാവായികൊണ്ടും indian team നെയും indian team അംഗങ്ങളെയും ഇന്ത്യ രാജ്യത്തെയും ഇന്ത്യ മഹാസമുദ്രത്തെയും ഒരുപോലെ കൊണ്ട് നടക്കാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണി ധോണി എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനെപ്പോലെ ഒരു കഴിവുള്ള batsman അല്ലെങ്കിൽ ഒരു bowling അല്ലെങ്കി ഒരു captain അല്ലെങ്കി ഒരു wicket keeper second കൾകൊണ്ട് ഓരോ മുമ്പിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളുടെയും wicket കൾ തെറിക്കുന്ന ഒരു രീതി നമ്മളെല്ലാവരും കാണുകയുണ്ടായി അദ്ദേഹത്തിനെ പോലുള്ള ഒരു bating ശൈലിക്കാരൻ അദ്ദേഹത്തിന് പോലുള്ള ഒരു wicket keeper അതൊക്കെ എടുത്തു തന്നെ പറയേണ്ടുള്ള കാര്യങ്ങളാണ് ഒത്തിരി ഒത്തിരി match കൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് നേടിക്കൊടുത്ത ഒരു വ്യക്തിയാണ് മഹേന്ദ്ര സിംഗ് ധോണി തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് ഇനി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എന്നാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നത്ര നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞുതരാം നമ്മുടെ IPL തുടങ്ങുന്നത് രണ്ടായിരത്തിഎട്ടിലാണ് അന്നുമുതൽ ഇന്നു വരെയും ചെന്നൈ super kings എന്ന Team Ground ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ Captaincy യുടെ under ൽ ആയിരിക്കും ആണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളതും ഒന്നോ രണ്ടോ മത്സരങ്ങൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ മറ്റുള്ള team നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കളികളും ഒരുപാട് വിജയങ്ങളും ഒരുപാട് Century കളും ഒരുപാട് fifty കളും ഒരുപാട് Runout കളും അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തിയാണ് മഹേന്ദ്ര സിംഗ് ധോണി എന്ന് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ ഈ പറയുന്നത് നിങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ചെന്നൈ super kings എന്ന team നെ ഇന്ന് കാണുന്ന ഈ ചെന്നൈ super kings ആക്കി മാറ്റാൻ അദ്ദേഹം ഒരുപാട് ഒരുപാട് അധ്വാനിച്ചതിനുശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത മഹേന്ദ്ര സിംഗ് ധോണി എന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം cup ചെന്നൈ super kings നു വേണ്ടീട്ടു നാല് IPL കിരീടം Indian premiere league ൻ്റെ കിരീടം ചെന്നൈയുടെ മണ്ണിലേക്ക് എത്തിച്ചു കൊടുത്ത മഹത് വ്യക്തി തന്നെയാണ് ഈ പറയുന്ന മഹേന്ദ്ര സിംഗ് ധോണി അതിൽ ഒരു സംശയം ഇല്ലാ എന്ന് നിങ്ങൾക്കും എനിക്കും എല്ലാവര്ക്കും അറിയാം ധോണി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ captaincy മികവിലൂടെ അദ്ദേഹം ഒരുപാട് നേട്ടങ്ങൾ കൊയ് കൊയ്യുകയുണ്ടായി തീർച്ചയായിട്ടും അതൊക്കെ ഒരുപാട് പറയാനുണ്ട് എന്നാലും ഞാൻ അത് ചുരുക്കി പറയാം അദ്ദേഹം രണ്ടായിരത്തി പത്തിൽ മുംബൈ indians നെ പരാജയപ്പെടുത്തി cup നേടുകയുണ്ടായി അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏർ പതിനൊന്നിലും അദ്ദേഹം cup എടുത്തു അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ടു അങ്ങനെ അങ്ങനെ അങ്ങനെ ഓരോ season കളിലും അദ്ദേഹം captaincy ൽ അദ്ദേഹം കപ്പെടുക്കുകയുണ്ടായി അതിനിടയിൽ രണ്ടുവർഷം അത് ആഹ് ചെന്നൈ super kings നെ ചില സാങ്കേതിക കാരണങ്ങളാൽ വിലക്കപ്പെട്ടു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് പ്രത്യേകിച്ച് കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളക്കാരനായ ശ്രീശാന്ത് അദ്ദേഹത്തിന് ഏർ കളിക്കാനുള്ള ഒരു സ്ഥാനം നഷ്ടപ്പെടാൻ ഒരു കാരണമായി എന്ത് വെച്ച് കഴിഞ്ഞാല് ഈ കോഴ വിഭാഗത്തിൽ പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് indian team അല്ലെങ്കിൽ മഹേന്ദ്ര സിംഗ് ധോണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യവും prove ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അന്ന് അദ്ദേഹം team ൽ തുടരുകയും ഇന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാല്പത്തിഒന്നാം വയസ്സിലും അദ്ദേഹത്തിൻ്റെ കളി വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടുകൊണ്ടുപോകുന്ന കാഴ്ചയാണ്

അത് വളരെ വേദനാജനകീയമായ ഒരു run out തന്നെയായിരുന്നു കാരണം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ crease ൽ എത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ളൊരു finisher ground ൽ നിൽക്കുമ്പോൾ എതിർ team ൻ്റെ അംഗങ്ങൾ

field ചെയ്യുന്നവരുടെയും pressure എന്ന് പറയുന്നത് അത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം ഒരിക്കലും പ്രശ ആ ഒരു പ്രശംസനീയമല്ല ആ അവർക്ക് ആ ball എറിഞ്ഞ് കഴിയണം എന്നുള്ള ഒരു ചിന്താ അവരുടെ മനസ്സിൽ ആകെയുള്ള ഒരു ചിന്ത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ ball കഴിയണം എന്നൊരു ഒറ്റ ചിന്തമാത്രമാണ് ഉള്ളത് അതെന്താണ് കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ team ജയിക്കണമെങ്കിൽ ഈ ഒരു വ്യക്തി crease ൽ നിന്ന് പോവുക തന്നെ വേണം ഇപ്പോൾ നാല് മത്സരങ്ങളാണ് ചെന്നൈയുടെ കഴിഞ്ഞിട്ടുള്ളത് ഈ നാല് മത്സരങ്ങളിൽനിന്നും ധോണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാഴ്ചവെച്ചത് first മത്സരത്തിൽ തന്നെ നല്ല not out ആവാതെ out ആവാതെ നല്ല six കൾകൊണ്ട് അമ്മാന ഒരു four ഉം six ഉം അതിമനോഹരമായ six എന്ന് തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലുള്ളൊരു നാൽപത്തിയൊന്നാം വയസ്സിലും അദ്ദേഹത്തിൻ്റെ ഈ bating ശൈലി അത് വളരെ വ്യക്തമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും കാരണം അദ്ദേഹത്തിനെപ്പോലെയുള്ളവരെ മഹത് വ്യക്തി bat ചെയ്യുമ്പോൾ എതിർ team അംഗങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന് അദ്ദേഹം വേ എതിർ team അംഗങ്ങളുടെ bowlers അത് വളരെ വ്യക്തമായിട്ട് ബാധിക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പോലുള്ള കളിക്കാരൻ ground ൽ അല്ലെങ്കിൽ crease ൽ ഉണ്ടെങ്കിൽ എതിരെ എറിയാൻ വരുന്നവരുടെ ball ഉം കയ്യും കാലും വിറക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്

വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുകണ്ടായി തീർച്ചയായും അദ്ദേഹത്തിനെ പോലുള്ള ഒരു കളിക്കാരൻ വിരമിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകീയമാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു കളിക്കാരൻ ഇന്ന് indian team ൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഈയൊരു കളി അല്ലെങ്കിൽ ഈയൊരു രീതി ൽ മുന്നോട്ടു പോകാൻ കഴിയുന്നത് ചെന്നൈ super kings നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു team ജഡേജയുടെ നേതൃത്വത്തിൽ കളിക്കുകയുണ്ടായി കഴിഞ്ഞ season ൽ

എല്ലാം വളരെ different method ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും പിന്നെ പറയാനുള്ളത് എന്ത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജഡേജ എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു player ആയിരുന്നു പക്ഷേ കഴിഞ്ഞ കളി അദ്ദേഹം ധോണി എന്ന വ്യക്തി രണ്ട് six അടിച്ചിട്ട് അതിനുശേഷം ഒരു single അടിച്ചിട്ട് ഈ strike rotate ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ജഡേജ ഒന്നും തന്നെ കാണിക്കുന്നില്ല വെറുമൊരു single തിരിച്ചു എടുത്തു കൊണ്ട് മാത്രം ആഹ് അമ്മാതിരി ഒരു innings നെ ഇല്ലാതാക്കുകയാണ് ചെയ്തത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ജഡേജയുടെ ഒരു ഒരു worst batting എന്ന് തന്നെ നമുക്ക് ഉറക്കെ തന്നെ പറയാം just wait അദ്ദേഹത്തിനെ പോലുള്ള ഒരു batsman നെ കൊണ്ട് തീർച്ചയായിട്ടും എടുക്കാൻ കഴിയുന്ന വെറും ആറു runs മാത്രം simple ആയിട്ട് ഏറ്റെടുകാവുന്നതായിരുന്നു പക്ഷേ എന്തെന്ന് പറയാം നമുക്കറിയാം ആ ഒരു run അല്ലെങ്കിൽ ആ ഒരു six അല്ലെങ്കിൽ ആ ഒരു four എങ്കിലും കാഴ്ചവച്ചിട്ടുണ്ടെങ്കിൽ ധോണിക്കൊരു സന്തോഷമായേനെ തീർച്ചയായിട്ടും ആ ഒരു കളി പരാജയപ്പെടാനുള്ള കാരണം batsman മാരുടെ

പിന്നെ ഇതിനു മുമ്പത്തെ കളിയെ കുറച്ച് സംസാരിക്കുകയാണെങ്കിൽ മഹേന്ദ്ര സിംഗ് ധോണി എന്ന വ്യക്തി സച്ചിൻ ടെണ്ടുൽക്കർടെ സ്വന്തം team ആയ മുംബൈ indians മുംബൈ indians നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് പറയാണെങ്കിൽ മുംബൈ indians സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെ അവർക്ക് പഴയ ഒരു വീര്യമില്ല കാരണം കാക്കപ്പൊളാണു എന്ന പൊല്ലാ ഇപ്പൊ ആ കളിക്കാനിറങ്ങുനില്ല അതുപോലെതന്നെ player ആയ നമ്മുടെ സ്വന്തം അദ്ദേഹവും വിരമിച്ചു കഴിഞ്ഞു പിന്നെ നമുക്ക് cup എടുക്കാൻ കഴിഞ്ഞപ്രാവശ്യം സഹായിച്ചത് നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം ആഷ് ഏർ നമ്മുടെ സ്വന്തം ഷൈൻ വാട്സൺ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് എന്ന് പറയുന്നത് വളരെ അവ്യക്തമായിട്ട് തന്നെ നമുക്ക് പറയാം ഒരുപാട് cup ൾ നമുക്ക് നഷ്ടമായത് അദ്ദേഹത്തിൻ്റെ ഓരോ കാട്ടിക്കൂട്ടൽ കൊണ്ടുതന്നെയാണ് കാരണം അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തി ആ last ball last run വരെ കളി കൊണ്ടോയിട്ട് അതിൽ run out ആവുകയാണ് ഉണ്ടായത് കാരണം ആ ഒരു gester ന്നാ അത് single അടിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം അദ്ദേഹം അത്രേം form ൽ ആയിരുന്നു

ഒരു run നു മുംബൈ indians ൻ്റെ അടുത്ത് അടിയറവു പറയേണ്ടി വന്നൊരു കഥ നാട്ടിൽ നിന്നും നിക്കാൻ പോലും കഴിഞ്ഞില്ല കാരണം അദ്ദേഹത്തിനെ പോലുള്ള ഒരു കളിക്കാരൻ ground ൽ ഉള്ളോടത്തോളം കാലം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ bating ശൈലി വളരെ മികവുറ്റ ഒരു bating ശൈലിയാണ് ഏത് spinners ball ചെയ്യാൻ വന്നാലും ആ ball എടുത്ത് അക്കരെ കൊണ്ടാക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ഈ പറഞ്ഞ ഷെയിൻ വാട്സൺ ഷെയിൻ വാട്സനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു bating ശൈലി അദ്ദേഹം ഏർ വളരെ dangerous രീതിയിൽ അദ്ദേഹം മാറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറയാനുള്ളത് നമ്മുടെ അദ്ദേഹം ഇന്ന് ചെന്നൈ super kings ൽ ഇല്ല അദ്ദേഹം നമ്മുടെ ഈ എന്നത്തേയും

അദ്ദേഹത്തെപ്പോലുള്ള ആത്മാർത്ഥതയുള്ള ഒരു player നെ പുറത്തിടുക എന്ന് പറയുന്നത് വളരെ വളരെ ചിന്തിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന് നിങ്ങൾക്കും എനിക്കും അവർക്കും അറിയാം വെറും നാല് കോടിക്ക് മറ്റൊരു team ന് കൊടുക്കേണ്ടി വന്നു എന്ന് പറയുന്നത് വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു ചിന്താഗതി തന്നെയാണ് എന്നാൽ അദ്ദേഹം captain ഏറ്റെടുക്കു ഏറ്റു ഏറ്റു ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു വ്യക്തിയായിരുന്നു ഇനി ധോണി കഴിഞ്ഞാൽ ആര് captain സ്ഥാനം ഏറ്റെടുക്കും എന്നുള്ള ചോദ്യചിഹ്നം അവിടെ കിടക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ ധോണി എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ captain സ്ഥാനം എന്ന് പറയുന്നത് വളരെ difficult ആണ് വളരെ verity ആണ് അദ്ദേഹത്തിന് ഒരു തോൽക്കാനുള്ള മത്സരം വിജയിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും ഏതൊരു മനുഷ്യനും bad day ഉണ്ടാകും തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇ bad day എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു bad day ആണ് വൃത്തികെട്ട bad day അന്ന് നമ്മുടെ ന്യൂസിലാൻഡിനെ final മത്സരത്തിൽ run out ആകേണ്ടിവന്ന ധോണിയുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ fans കളുടെ അവസ്ഥ അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു കളിയിൽ നിന്ന് വിരമിക്കുകയുണ്ടായത് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ തീരുമാനം വിരമിക്കൽ ആയിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഒരു run out നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിക്കേണ്ടി വന്നു എന്നിരുന്നാലും കൂടുതൽ അതിനെ കൊണ്ട് പറയിപ്പിക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു batsman ഇന്ന് indian team ൽ ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം ഇദ്ദേഹത്തിന് പോലുള്ള ഒരു captain നും ഇന്ന് indian team നില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം കാരണം വിരാട് കോഹ്‌ലിക്കു നമ്മൾ captain സ്ഥാനം ഏൽപ്പിച്ചു കൊടുക്കുകയും അത് വളരെ വളരെ വളരെ മോശം രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ indian team ൻ്റെ വളരെ വിജയം ഒന്നും കൈവരിക്കാൻ കഴിയാത്ത രീതിയിലായി എന്തിനു പറയുന്നു നമ്മുടെ അടുത്തുള്ള രാജ്യമായ team കളിലൊക്കെ ഈ ഒരു ഈ ഒരു situation അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മുടെ സ്വന്തം team നമുക്ക് തന്നെ ഒരു പാരയാകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കാരണം വിരാട് കോഹ്ലിയെ സംബന്ധിച്ചെടുത്തോളം അദ്ദേഹത്തിന് ഒന്നും captain സ്ഥാനം എന്ന് പറയുന്ന ഒരുമേഖ ഒരു ഒരു ഒരു നിയമം കൊണ്ടുവര അല്ലെങ്കിൽ ആ ഒരു കൊണ്ടുനടക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹത്തിന് സ്വതന്ത്രനാക്കി വിട്ടാൽ അദ്ദേഹം സച്ചിൻ നെ പോലെ നൂറോ നൂറ്റമ്പതോ century അടിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയും എന്നു നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് captain സ്ഥാനം ക്കാൻ കഴിയുകയില്ല അല്ലെങ്കിൽ അത് നോക്കി നടത്താൻ കഴിയുകയില്ല എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ധോണി എന്ന് പറയുന്ന വ്യക്തി ആ ഒരു കാര്യത്തിൽ വാ നൂറു ശതമാനം വളരെ true അല്ലെങ്കിൽ സത്യം എന്ന് തന്നെ പറയാം അദ്ദേഹത്തിനെ പോലെയുള്ളൊരു batsman കിടിലം batsman ഇന്ന് indian team ൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യമായ ഇന്ത്യ ഇന്ന് നല്ലൊരു നിലയി എത്തുമായിരുന്നു എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും അദ്ദേഹം നേടിക്കൊടുത്ത ഒരുപാട് trophy കൾക്ക് അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹത്തിനു സന്തോഷിക്കാം ആ ഒരു കാര്യത്തിൽ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു bating ശൈലി എന്ന് പറയുന്നത് വളരെ വിപരീത അനുപാതത്തിലാണ് പോകുന്നത് അദ്ദേഹം വന്ന season ഒക്കെ ആദ്യം അല്ലെങ്കിൽ one down ഇറങ്ങി പരീക്ഷിച്ചു നല്ല score കൾ ഹൈസ് ഹൈസ് highest score നൂറ്റി എണ്പത്തിമൂന്ന് എന്ന run ഒക്കെ അദ്ദേഹം നേടുകയുണ്ടായി ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യാണ് പക്ഷേ അതിനുശേഷം അദ്ദേഹം ഓരോ കളിക്കാരെയും captain അയേണ് ശേഷം അദ്ദേഹം ഓരോ കളിക്കാരെയും മാറ്റി മാറ്റി മാറ്റി പരീക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ bating എന്ന career അദ്ദേഹം നശിപ്പിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ അദ്ദേഹം finishing line ലേക്ക് ഇറങ്ങുകയും ഒരുപാട് കളികൾ finish ചെയ്തു കൊടുക്കുകയും ചെയ്തു പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊരു കളി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

international tennis federation എന്നറിയപ്പെടുന്നു ആദ്യം കളിച്ചത് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് നമ്മൾ ആദ്യായിട്ട് tennis കളിച്ചത് സ്വഭാവം ശാരീരിക സ്പർശം അതായത് ശാരീരിക സ്പർശം ഒരിക്കലും പാടില്ല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 olympics ഇൽ ആദ്യമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടു മുതലാണ് കളി വന്നത്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 താഴെ പറയുന്ന നാല് grand slam tournament കൾ ആണ് ഇപ്പോൾ ഉള്ളത് അതായതു അയ്ത ഒന്ന് australian open എന്ന് പറയുന്ന tennis ഏർ കളികളാണ് ഉള്ളത് പിന്നെ രണ്ടാമത് വരുന്നത് french open ആണ് പിന്നെ wimbledon പിന്നെ നാലാമത് വരുന്നത് US Open എന്നിങ്ങനെ ഉള്ള കളികളാണ് നിലവിൽ വ വരുന്നത് എല്ലാ വർഷവും നടക്കുന്ന നാല് grand slamtennis tournament കളിൽ ആദ്യത്തേത് ആണ് australian open ആദ്യത്തേത് നമ്മൾ australian open ആണ് വരുന്നത് എല്ലാ വർഷവും ജനുവരിയിൽ മെൽബൺ park ലാണ് ഈ മത്സരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആരംഭിച്ച ഈ tournamnent ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ പുൽ മൈതാനത്ത് ആയിരുന്നു നടന്നിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടു മുതൽ മെൽബൺ park ലെ hard court ലാണ് ഈ മത്സരങ്ങൾ നടത്തപ്പെട്ട്‌ കൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും നടക്കുന്ന നാല് grand slamtennis tournament കളിൽ

അതായത് മെയ് ജൂൺ മാസങ്ങളിലെ ഏതെങ്കിലും രണ്ടാഴ്ചളിൽ രണ്ടാഴ്ചകളായിട്ടാണ് ഈ french open നടക്കുന്നത് എല്ലാ വർഷവും നടക്കുന്ന നാല് grand slamtennis tournament കൾ കളിൽ മൂന്നാമത്തെ അതായത് നമ്മളെ മൂന്നാമത്തെ grand slam

എല്ലാ വർഷവും ജൂൺ മാസത്തിലെ അവസാനത്തെയും ജൂലൈ മാസത്തിലെ ആദ്യത്തെയും ആഴ്ചകളിൽ ആയിട്ടാണ് മത്സരം നടക്കുക പുൽ മൈതാനത്താണ് wimbledon മത്സരങ്ങൾ നടക്കുന്നത് പുല്ലിൽ കളിക്കുന്ന ഒരേ ഒരു grand slam മത്സര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 എല്ലാ കൊല്ലവും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ രണ്ടാഴ്ച ആയിട്ടാണ് ഈ tournament നടക്കുന്നത് അതായത് ഈ US Open നടക്കുന്നത് എല്ലാ വർഷവും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ രണ്ടാഴ്ചകളിൽ ആയിട്ടാണ് ഈ ഏർ

ആ court ലാണ് ആണ് ഏറ്റവും കൂടുതൽ സമ്മാനം grand slam tournament ആണ് US Open ഏറ്റവും കൂടുതൽ grand slam കിരീടങ്ങൾ നേടിയത് റോജർ ഫെഡർ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴുവത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ തുടർച്ചയായി wimbledon Champion ആയിരുന്നു ജോൺ ബോർഗ്. ജോൺ ബോർഗ് ആയിരുന്നു ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയിട്ടുള്ളതും wimbledon junior കിരീടം നേടിയ ആദ്യ ഏഷ്യക്കാരനാണ് രാമനാഥൻ കൃഷ്‌ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ആണ്‌ അദ്ദേഹം അത് നേടിയത് രണ്ടായിരത്തി നാലിലെ യു എസ് open പുരുഷവിഭാഗം ജേതാവാണ് റോജർ ഫ്രഡറൽ കുസ്‌നെറ്സോവ ആണ് വിനാ വനിതാ വിഭാഗം ജേതാവ് രണ്ടായിരത്തി അഞ്ചിലെ australian open ജേതാവാണ് മാരത്ത് സഫിൽ വനിതാ വിഭാഗത്തിലെ ജേതാവ് സെറീന വില്യംസുമാണ് രണ്ടായിരത്തി നാലിലെ wimbledon വനിതാ വിഭാഗം singles കിരീടം നേടിയത് മരിയ ഷറപ്പോവ റഷ്യക്കാരിയായ മരിയ ഷറപ്പോവ ആണ് പുരുഷ വിഭാഗം കിരീടം നേടിയത് റോജർ ഫെഡറക് ആണ് രണ്ടായിരത്തി നാലിൽ french open വനിതാ കിരീടം നേടിയതും അനസ്‌കാസിക മിസ്‌കിന അതായത് റഷ്യക്കാരി ആണ് അതും നേടിയത് പുരുഷ കിരീടം നേടിയേ ബാസ്‌റ്റൻ ഗോഡിയോ അർജന്റീന player ആണ് അത് നേടിയത് indian tennis ഇതിൽ തന്നെ നമ്മൾ indian tennis നെ കുറിച്ചാണ് അടുത്തത് പറയാൻ പോകുന്നത് indian tennis ന്റെ അടുത്ത യുഗം ആരംഭിച്ചത് അമ്രുത് രാജ് സഹോദരന്മാർ എന്നറിയപ്പെടുന്ന വിജയ് അമൃത അമൃത് രാജ് ആനന്ദ് അമൃത് രാജ് എന്നിവർടെ എന്നിവരിടെലൂടെയാണ് പിന്നീട് മഹേശ്ഭൂതി ലിയാണ്ടർ പെയ്‌സ് സഖ്യം indian tennis ന്റെ നടുനായകത്വം വഹിക്കുക വഹിക്കുകയായിരുന്നു ആദ്യ ദേശീയ tennis championship നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് wimbledon ചെയ്യപ്പെട്ട ആദ്യ indian താരം ദിലീപ് ബോസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് അദ്ദേഹം ഇത് തുടങ്ങിയത് junior wimbles ഇൽ വിജയിച്ച താരങ്ങൾകെ രാമനാഥ്‌ കൃഷ്‌ണൻ അതാത് ആയിരത്തി എൺപത്തി നാലിൽ രാമേഷ് കൃഷ്‌ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ലിയോണ്ടർ പേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എന്നിങ്ങനെ ആണ് french open doubles ൽ കിരീടം നേടിയ ആദ്യ indian ജോഡി ആണ് ലിയാണ്ടർ പേസ് മഹേഷ് ഭൂപതി എന്നിവർ താരങ്ങൾ. ഇന്ത്യ ആദ്യമായി ഡേവിസ് cup ൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് juniorfrench open വിജയിച്ച indian താരം രമേശ് കൃഷ്‌ണൻ അതായത് juniorfrench open ൽ വിജയിച്ച നമ്മടെ indian താരം രമേശ് കൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഏർ രമേശ് കൃഷ്ണൻ പത്ത് തവണ ദേശീയ കിരീടം നേടിയിട്ടുണ്ട് ഇദ്ദേഹം പത്ത് തവണ ഏർ നമ്മളെ ദേശീയ കിരീടം തന്നെ നേടിയിട്ടുണ്ട് ബ്രിട്ടാനിയ അമൃത് രാജ് tennis academy സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ്‌ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ആണ് ബ്രിട്ടാനിയ അമൃത് രാജ് tennis academy സ്ഥാപിതമായത്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 flushing meadows എന്നറിയപ്പെടുന് US Open അരങ്ങേറുന്ന ground ആണത് grand slam tournament ന്റെ ഒന്നാം round കടന്ന ആദ്യ indian വനിതകളാണ് നിരുപമ വൈദ്യനാഥ് ആദ്യ round കടന്ന ഒരേ ഒരു ഇന്ത്യ വനിതായാണ് നിരുപമ വൈദ്യനാഥ് അതിന്റെ കളി ഉപകരണങ്ങൾ tennis പന്തായിരിക്കും അതുപോലെ tennis ന്റെ ഒരു വല ഉണ്ടായിരിക്കും അതിനു ശേഷം tennis ന്റെ ഒരു bat ഉം പിന്നെ കുറച്ച് പന്തുകളും ഉണ്ടായിരിക്കും tennis bat അവയിലെ പന്തുകളും tennis ന്റെ bat നമ്മളെ പിന്നെ tennis ന്റെ court എന്നിങ്ങനെ ആണ് professionaltennis അങ്ങനെ അറിയപ്പെടുന്നുള്ളു tennis പല തരത്തിലും ഉണ്ട് wheel chair tennis ഉണ്ട് അതേപോലെ meldon double എന്നിങ്ങനെ പല തരത്തിലുള്ള കളിരീതികൾ ആണ് serve ചെയ്യുവാൻ തയ്യാറെടുക്കുന്നു അതേപോലെ serve ചെയ്യണം അതേപോലെ forehand ചെയ്യണം service ചെയ്യണം bat hand volley ball കളിക്കണം doubles hand കളിക്കണം കളിസ്ഥലങ്ങൾ അതുപോലെ കളിക്കാരെ. പുരുഷന്മാരിലുള്ള കളിക്കാരെ ആണ് അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത്.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 ടോമി ഹാസ്, എൽ ലേറ്റൻ ഹെവവിട്ടെ, ഗറോൺ ഇവനിസ് മിസ്റ്റിസ് പിൻ പാട്രിക് കെനൽ, നിക്കോളാസ് മാസൂ, കാർലോസ് മോയ സർഗീ സർഗിസ്യൽ, റൈറൽ ശുക്ളർ പരഡോൺ ഫ്രീചാപ്പൽ, മൈക്കിൾ ഫിലിപ്ചെ അടുത്ത വനിതകളിൽ പരി പരിചയപ്പെടുത്താൻ പോകുന്നത് മരിയ കാമറിൻ അതുപോലെ തന്നെ ജെന്നിഫർ ലിൻറ്റോവ അന്ന അലീന ഗോൺഫ്ലട്, ഡാനിയേല ഹന്ദിചൊവ, മാർട്ടിന പെൻഗിസ്, അന്ന കുർക്കിനോവ അമൈലാം കെറോളിൽ കിസ്ക്കി എന്നിങ്ങനെയാണ് tennis നമ്മക്ക് അടുത്ത പഴയ കാലത്ത് എങ്ങനെ ആണെന്ന് നോകാം പഴയ കാല tennis കളിക്കാരി ആയിരുന്നു കായികവുമായി ബന്ധപ്പെട്ട ഒരുപാട് അപൂർണ്ണ വികസിക്കുവാൻ ഇത് സഹായിച്ചിരുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് tennis നെ കുറിച്ച് ഉണ്ടായിട്ടുള്ളത് court ൽ വന്നു കഴിഞ്ഞാൽ അത് നാല് ഏർ നാല് grand slam വഴിയാണ് ഇത് നടക്കുന്നത്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

ഏർ ബ്രിട്ടാണിയായ അമൃത് രാജ് tennis academy സ്ഥിതി ചെയ്യുന്നത് ചെ ചെന്നൈയിലും ആണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആണ് tennis നെ കുറിച് നമുക്ക് അറിയുവാൻ കഴിഞ്ഞത് ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാൻ എന്റെ tennis നെ കുറിച്ചിട്ടുള്ള

hello നമസ്‌കാരം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് vegetable ബിരിയാണി ആണ് അതിനുവേണ്ട

ബിരിയാണി അരി മൂന്നര cup നെയ്യ് നൂറ് gram ഡാൽഡ നൂറ് gram കറുവപ്പട്ട ഒരു കഷ്ണം ഗ്രാമ്പു ആറ് എണ്ണം ഏലക്ക ആറ് എണ്ണം ഉപ്പ് പാകത്തിന് വെള്ളം ഏഴ് cup മസാലക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് രണ്ട് table മ് സവാള രണ്ടെണ്ണം കനം കുറച്ചരിഞ്ഞത് പച്ചമുളക് ആറെണ്ണം പിളർന്നത് തക്കാളി രണ്ടെണ്ണം മുറിച്ചത് carrot beans എന്നിവ ചെറുതായി മുറിച്ചതും green peas ഉം നൂറ് gram വീതം ഉപ്പ് പാകത്തിന് തേങ്ങാ ഒര് cup ഗരമസാല പൊടി ഒര് table spoon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 പുതിന ഇല അയിമ്പത് gram അരിഞ്ഞത് set ചെയ്യാൻ നെയ്യ് കുറച്ച്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 സവാള രണ്ടണ്ണം ചെറുതായി അരിഞ്ഞു വറുത്തത് essence ഒര് ടീസ് പാകം ചെയ്യുന്ന വിധം അരി കെഴുകി വാരി വെള്ളം വെക്കുക നെയ്യും ഡാൽഡയും ചൂടാക്കി കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവ പൊട്ടിച്ച ശേഷം അരി ചേർത്ത് അഞ്ച് minute ഇളക്കി വറുക്കുക ഇതിലേക്ക് ക്ക് ഉപ്പും വെള്ളവും ചേർത്ത് ഇളക്കുമ്പോൾ പാത്രം അടച്ചുവെ ച് ചെറു തീയിൽ വേവിച് വെള്ളം വറ്റി ച്ചെടുക്കുക മസാല തെയ്യാറാക്കാൻ എണ്ണ ചൂടാക്കി ഇഞ്ചി വെളുത്തുള്ളി paste മൂപ്പിക്കുക ഇതിലേക്ക് സവാള പച്ച മുളക് തക്കാളി എന്നിവ ചേർത്ത് വഴറ്റുക നന്നായി വഴഞു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 പച്ചക്കറികൾ വെന്തു വരുമ്പോൾ തേങ്ങാ അരച്ചത് ചേർക്കുക ഇളക്കുമ്പോൾ ഗരമസാല പൊടിയും മല്ലി ഇലയും പുതിന ഇലയും ചേർത്തിളക്കി കുഴഞ്ഞ പരുവത്തിൽ വെക്കുക ഇനി set ചെയ്യാൻ ഒര് വലിയ പാത്രത്തിൽ നെയ്യ് പുരട്ടി പകുതി മസാല നിരത്തുക ഇതിന് മുകളിൽ ഗര മസാല പൊടിയും സവാള വറുത്തതും പകുതി വിതറുക ഇതിനു മുകളിൽ പകുതി ചോറ് നിരത്തുക

ബാക്കി ചോറും നിരത്തിയ ശേഷം ബാക്കി ഉള്ള